കറങ്ങി തിരിഞ്ഞു മറ്റേ ആഹ് വയനാട് road പിടിച്ചു അങ്ങനെ എറങ്ങി വരണ്ടേ.

അവസാനം എല്ലാരും പറഞ്ഞു, അവുട്ന്നന്നെ ചേട്ടന്മാര് പറഞ്ഞു ആനക്കട്ടി വഴി എന്തായാലും നിങ്ങള് പോണ്ടാ. കാരണം scene ആണ്. ഈ time ല് പോവല്ലേന്ന് പറഞ്ഞു.

ഇതേപോലെ അഹ് എന്തെങ്കിലും വരട്ടെന്നും പറഞ്ഞിട്ട് രണ്ടു bike ഉം ഒരു കാ~ എന്‍റെ car ഉം ഉണ്ടായി.

ആവൂ ആ check post ല് എത്യപ്പോ ഇതേപോലെ

പുള്ളി food ഒക്കെ കഴിച്ച് വന്നിട്ട് പറഞ്ഞു. വല്യേ വണ്ടി വരുമ്പോ അതിന്‍റെ പൊറകെ പോയാമതി. ആന എറങ്ങിട്ടുണ്ട്ന്നു പറഞ്ഞു. അപ്പൊ ആ ഒരു Qualis വന്നു. അവരു പറഞ്ഞു ഞങ്ങളെ പൊറകെ പോന്നോ. പോയി. കൊറേ അങ്ങട്ടു പോയപ്പോ road ചെറുതായി ചെറുതായി വന്ന്‌ നമ്മള് ചെറ്യേ മറ്റേ കട്ട road ഇല്ല്യേ?

കാടിനു നടുക്ക് എത്തി കഴിഞ്ഞപ്പൊ ഇണ്ടല്ലോ? ഇവരൊരു വണ്ടി എങ്ങട്ടു എടുത്ത് അപ്പൊ ഞാന് front ല് രണ്ടു bullet. അതിന്‍ടെ മുന്നിലൊരു tavera.

back ന്നു എനിക്ക് break ന്‍റെ വെട്ടത്തില് ആനേനെ കാണാം. സൈഡില് ഒരു കൂട്ടം ആനയാണ്.

ഞാനപ്പൊ തല പോറത്തിക്കിട്ടിട്ടു തെറി പറയിണ്ട്. വണ്ടി എടുക്കു പോടാ ആനെണ്ട്. നോക്കുമ്പോ front ല് അതിലും വല്യെരു കൂട്ടം.

ആ alto car നിക്കാനുള്ള gape ഒള്ളൂ road ന്. അതിന്‍റെ side ലാണ് ആനകള് നിക്കണ്.

ഒച്ചയുണ്ടാക്കിട്ട് ആന violent ആവാറായി.

ഒരാള് Qualis ലും കേറി. ഒരാള് ഞങ്ങള്‍ടെ വണ്ടിലും കേറി. ഇന്‍റെ വണ്ടിന്നു side ല് ഉണ്ടായിരുന്ന ഒരാള് എറങ്ങിട്ടാണ് bullet എടുത്തത്. പൊറത്തുന്നൊരു ചേട്ടന്‍ ഏതോ അവിടത്തെ നാട്ടുകാരന്നെ ആണ്. ഒരു ഓ~ jeep ലിണ്ട് കാട്ടിന്‍റെ side കൂടി ആ ഇടക്ക് കൂടി ഒരൊറ്റ പോക്കാ. ഇയ്യെന്തു കണ്ടിട്ടാ നിര്‍ത്ത്യെന്നൊക്കെ പറഞ്ഞിട്ട്. ഓലെ പിന്നാലെ പോയി. back ക്ക് നോക്കുമ്പോ ഇങ്ങട് പൊടി പറത്തി. കാരണം അവ്ടുന്നു.

വ~ വല്ലാത്തെ അനുഭവായിരുന്നു. പിന്നെ ആ വഴിക്ക് പോയിട്ടില്ലാ. ആനക്കട്ടി road പണ്ടുമുതലേ ഭയങ്കര പ്രശ്നാ.

ങ്ഹാ

hills ആഹ് നന്ദി hills അടിപൊളി ആണ്. നന്ദി hills ലൊക്കെ നല്ല climate ഉള്ള time ല് പോയി കഴിഞ്ഞാ ഒരു രക്ഷേം ഇല്ല. set ആ. ഭയങ്കര മൂഞ്ചില്ലേ. ഞാന്‍ ഒരു പ്രാവശ്യം പോയിട്ടാകെ മൂഞ്ചി. പറ്റെ

കാണാനും പറ്റില്ലാ. വെറും ഈ മറ്റേ മഞ്ഞ്. കാടിന്‍റെ ഉള്ളിലുണ്ടാവുന്നൊരു മഞ്ഞ്. അത്രന്നെ പ്പൊ കിട്ടി. പിന്നെ പോയപ്പൊ ആ മേഘങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ടങ്ങനെ അടിപൊളി ആയിരുന്നു.

കാടിനകത്ത് കേറുമ്പോ nice അല്ലേ? അടിപൊളി vibe നോക്കുമ്പോ ഇതു മാത്രം കാണുമ്പോ നമുക്ക് മ്മള് ചെറുക്കന്മാര് അവടെയുള്ള ചെറുക്കന്മാര് ഒക്കെ കൂട്യന്നാ പോയത്. ഒരു പത്തു പതിനഞ്ചു ഇരുപതു ആളുണ്ടാവും എല്ലാരും. bike ഒക്കെ എടുത്ത് nice ആക്കി. ഞാന്‍ രണ്ടു മൂന്നു വട്ടെന്തോ പോയിട്ടുണ്ട്. അവടെ work ന് പോയപ്പൊ. പിന്നെ friends ന്‍റെ കൂടെ. ഇപ്പൊ കഴിഞ്ഞെടക്ക് അവടെ ഒരു work ണ്ടായി. ഒരു college ന്നവടെ. ഓ~ കഴിഞ്ഞ ഓണത്തിന് ഉള്ളൊരു work ന് അഹ് ഇതേപോലെ college ന്‍റെ പരിപാടി, shoot ന് പോയിട്ടിണ്ടായി.

അന്നങ്ങനെ പോയി. friends ആയിട്ടവിടുന്ന്.

camera കാര്യങ്ങളും ഒക്കെ ആയിട്ട്. നന്ദി hills ചെയ്യാ. അവുടത്തെ college ല്‍ത്തെ locals എല്ലാരും ഉണ്ടായി.

പരിപാട്യൊക്കെ കഴിഞ്ഞ് അവടെ പോയി ഒന്നു freak ചെയ്തിട്ടൊക്കെ ആണ് അന്നു പോന്നെ നന്ദി hills.

പക്ഷെ അവുടന്നു പോണെങ്കിലും പണ്യെന്നെ ആണല്ലോ? നമ്മളു ഇവടന്ന് trip പോണ പോലെ അത്യാവശ്യം പോവാനുണ്ടല്ലോ

പിന്നെ രാവിലെ അങ്ങോട്ടു വലിയ തെരക്കുണ്ടാവൂല. പിന്നെ ഈ sunday. weekend ല് പോവുംപോളോള്ളൂ നല്ല പ്രശ്നം വരാ. നല്ല block ആവും. weekend പോ~ first പോയപ്പൊ ആ ചൊരം മൊത്തം block ആയി ആകെ വിഷയായിരുന്നു. december time ലാ പോയത്. ഹൊ! തല വേദനിച്ചിട്ടും. തല~

ആഹ് നല്ല തണുപ്പും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ ഇപ്പോ മറ്റേ spring season ആയോണ്ട് നല്ല പൂക്കളും ഒക്കെ പൊളി നല്ല climate ആയിരുന്നു. ഇപ്പൊരു ഒരാഴ്ച്ച രണ്ടാഴ്ച മുന്നേ.

നല്ല ഉഷാറായിട്ട് photogenic ആയിട്ടുള്ള അതാവശ്യം നല്ല places ഉണ്ടായിരുന്നു. പ്പൊ~ പ്പളും~ ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ കൊറച്ചു ഒരാഴ്ച്ച മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു.

മ്മക്ക് വണ്ടില് കൊറച്ചേരം chill അടിക്യാ. ആ അതൊരു ഇതന്നെ ഒള്ളൂ.

ന്നാ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്താ അവടെ എത്തിട്ടെന്താ plan ഇപ്പോ? എത്തിട്ട് tent അടിക്ക്യാ. അങ്ങനെന്തെലും ആണോ ചെയ്യണ്? മ്മടെ കയ്യില് ഇണ്ട്. എന്തു വേണേലും ചെയ്യാം. ങ്ഹേ? ഷെ~ അതിനുള്ളൊരു space ഒക്കെ നമ്മളു ആദ്യം തന്നെ നോക്കി set ചെയ്താ. അല്ലെങ്കി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഒരൂസം അങ്ങട് പോവും. അല്ലന്നുടെങ്കി പിന്നെ ഹ്~ stay അടിക്കണ കാര്യം ആണെങ്കില്‍ തന്നെ ഹ്~ ശരിക്കും പറഞ്ഞാ നമ്മളു ആദ്യം തന്നെ. പെരുന്നാളല്ലേ?

അപ്പൊ stay ടെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കിട്ട് പോവന്നുണ്ടെങ്കില് വല്യ അലമ്പുണ്ടാവൂല. അല്ലാന്നുണ്ടെങ്കില്‍ നമ്മളു അവടെ പോയിട്ട് പിന്നെ ചെലപ്പോ ബുദ്ധിമുട്ടും. tent വേണെങ്കി നമുക്ക് എടുത്തിടാം വണ്ടില്.

ഒരു പരിപാടീം നടന്നില്ലാന്നുണ്ടെങ്കില്, വയനാടാവുമ്പോ ചെലപ്പോ നടക്കൊന്നുല്ലാ. tent അടി. കാരണം വന്‍ പ്രശ്നമായിക്കൊണ്ടിരിക്കാണ്.

ഒരാളെ കുടുംബത്തിൽത്തെ ഒരാളെ ആന ചവിട്ടി scene ആക്കി. കൊന്ന്.

ആയിട്ടില്ല്യാ. ഇപ്പോ കുറച്ചായിട്ടൊള്ളൂ. ഒരു മൂന്നു നാലു മാസം. ന്‍ടാണ്. ഭയങ്കര scene ആണ്. ഒന്നാമത് ഇവര്ടെ ആ area കൂടെ ആണ്. ഇവര് ഇണ്ടായിരുന്ന ആ area കൂട്യാണ് ഇപ്പോ താമസവും കാര്യങ്ങളും ആളുകള്. അപ്പൊ. അവരു ഓലെ പണി ചെയ്യും. ഓല് പോണ പോക്കില് പോവും. കണ്ടു കഴിയുമ്പോ എടുത്തിട്ട് അലക്കും. street light ന്‍റെ പൊറകിലാ നിന്നിരുന്ന് ആന. അപ്പൊ അഹ് കണ്ടിട്ടില്ലാ ഇവര്.

light ഇങ്ങോട്ടായി നിക്കുമ്പോ അതിന്‍റെ അപ്പറത്തെ സൈ~ ഇരുട്ടില് ത്തുട്ടല്ലേ? കാണാന്‍ പറ്റൂലല്ലോ. നേരെ ചെന്ന് മുട്ടീക്കാണ്.

ആദ്യം മൂ~ പ്പ~ മൂപ്പത്ത്യാരെ ഭര്‍ത്താവിനെയാ പിടിച്ചത്. അപ്പൊ മൂപ്പത്ത്യാര് ചെന്നപ്പോ ഭര്‍ത്താവിനെ എറിഞ്ഞിട്ട് മൂപ്പത്ത്യാരെ പിടിച്ച്

അങ്ങനൊക്കെ. അവടെക്കെ tent അടീന്നു പറയുമ്പൊ tent അടിച്ചില്ലെങ്കി scene ആവും. പത്രത്തിലൊക്കെ photo വരും.

കാ~ ആനേടെ അക്രമത്തില്‍ ന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തില്‍ ചെലപ്പോ ഏർ അവട്ത്തന്നല്ലേ? വയനാടന്നല്ലേ? മറ്റേ നമ്മടെ. അയ്യോ! ഏർ എന്തു മലയാണ്? കൊളുക്ക് മലയല്ലാ. മ്മടെ അത് ഇടുക്കി route ലല്ലേ? മറ്റേ

ആനള്ളോടുത്തു എല്ലാടത്തും വിഷയം തന്നെ ആണ്. ന്നാലും മ്മളെ അട്ടപ്പാടി area ലാണ് ഇപ്പൊ കൊറച്ചു കൊറവ്. ഹും ഉള്‍ area കൂട്യൊക്കെ പോയാ എന്തു അട്ടപ്പാടി? അട്ടപ്പാടി ഇതേപോലെ ഞങ്ങളൊരു പ്രാവശ്യം പോയി tent ഒക്കെ അടിച്ചിട്ട് രാത്രി stay ഒക്കെ stay ഒക്കെ അടിച്ച് camp fire ഒക്കെ ഇട്ട് നന്നായി. ഇപ്പൊ പോയി കഴിഞ്ഞാ police ആട്ടും.

ഇള്ളതുകൊണ്ട് ആരേം ആരേം എവിടേം നിക്കാന്‍ സമ്മതിക്കൂല. ഹും അലമ്പാ

forest ലൊക്കെ അങ്ങനെ tent അടിച്ചാ. അപ്പൊ അങ്ങനെയാണെങ്കി ഏകദേശം നമ്മക്ക് തീരുമാനം എടുക്കാം.

എല്ലാരേം set ആക്കണം. എല്ലാരേം ഒഴിവനുസരിച്ച് എടുക്കാം. റൂ~ മൂന്നാം പെരുന്നാളായാലും നാലാം പെരുന്നാളായാലും അനക്ക് എന്നാ work അല്ലാ. എല്ലാ~ എല്ലാവര്‍ക്കും leave ഉണ്ടോ?

അപ്പൊ ആ ദിവസങ്ങളില് ആക്കണെങ്കില്‍ അങ്ങനെ ആക്കാം. എല്ലാര്‍ക്കും പറ്റണ ഒരു ദിവസം~ രണ്ടീസം ദിവസം അതുകഴിഞ്ഞിട്ടള്ള ഒരു ദിവസം എന്തായാലും എല്ലാവര്‍ക്കും പരിപാടികളുണ്ടാവും. അതുകഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ങ്ഹാ ഹാ ഏങ്ങനെ ആക്കാ? രണ്ടീസത്തിനു പോരെ?

നമ്മക്ക് രാത്രി ഇറങ്ങാം. ന്നിട്ട് ഒരീസം രണ്ടീസം അവടെ stay. രണ്ടാമത്തെ ദിവസം രാത്രി എറങ്ങ്യാ പോരെ പിന്നെ?

വേ~ വയനാട് പിന്നെ സ്ഥലും ഉണ്ട്. പക്ഷെ അവടൊക്കെ ഇനി പ്പൊ പെരുന്നളൊക്കെ ആയിട്ട് ചെലപ്പൊ എന്താ പറയാ already booking കാര്യങ്ങളും ഉണ്ടാവും. ഉം അല്ല മൊത്തത്തില് എന്തായാലും ഒരു തെരക്ക്

അങ്ങനെന്തോ ഒരു സ്ഥലം ഇണ്ട്. മീനങ്ങാടിന്നങ്ങട്‌ പോയിട്ട്. അതാവുമ്പോ ഒരു പ്രാവശ്യം stay അടിച്ചതാ. ഒരു രക്ഷേം ഇല്ലാ. set സ്ഥലാണ്.

നമുക്കായിട്ടൊരു property തരും.

അവടെ എന്തും ചെയ്യാം. അതേപോലെ ഏർ basket ball, shuttle playground, swimmimg pool അഹ് പാട്ട് പാടല്. mike setup കള്. കാര്യങ്ങള് അടിക്കാം. നമുക്ക് സ്വന്തായിട്ട്‌ cook ചെയ്യാം.

ഹും private property അങ്ങനൊക്കെ ആണല്ലേ?

അങ്ങന വെറുതെയാണെങ്കിലും പോയി പോയി പോയി കണ്ടു കണ്ടു മതിയായ പോലെ

സത്യം പറഞ്ഞാ പൊറത്തെവെടെലും പോവാനാ. പക്ഷെ ഈ രണ്ടു മൂന്നു ദിവസത്തെ leave ഓണ്ട് നമുക്ക് നടക്കൂലാ ട്ടൊ. ഹും അതാണ്‌. work പ്പൊ എല്ലാര്‍ക്കും ഉണ്ടാവും. maximum പറ്റൂലല്ലോ. പറ്റാത്തോരും ഇണ്ടാവൂല്ലേ? അപ്പൊ രണ്ടീസത്തിനുള്ളതേ നടക്കൊള്ളൂ.

പിന്നെ വയനാടും മൂന്നാറും ഒക്കെ ആണെങ്കിലും അടുത്തന്നെ അല്ലേ. ഹും എനിക്കിപ്പൊ ഇന്‍റെ work അല്ല. അല്ലാന്നുണ്ടായിരുന്നെങ്കില്‍ ഇപ്പൊ scene ഒന്നും ണ്ടായിരുന്നില്ല പക്ഷെ എന്‍റെ work അന്നെ ആയിരിക്കും. കാരണം നമ്മളു date പറഞ്ഞിട്ട് work എടുത്ത് കഴിഞ്ഞാ പിന്നെ

ഇപ്പൊ എന്തായാലും നോമ്പോക്കെ കഴിയുമ്പൊ എന്തായാലും ഇനിപ്പൊ work കള് വന്നോണ്ടിരിക്കും. ആഹ് അതൊറപ്പാ. ആഹ് അപ്പൊന്നാ group ല് ഒരു group set ചെയ്തിക്കുണു. അപ്പൊ group ണ്ടാക്കിക്കുണു. അതിലേക്ക് തീരുമാനം പറയാം add ചെയ്യാ~ എന്നെ add ചെയ്തിട്ടുണ്ടോ? ആഹ് പ്പൊ അതിപ്പോ add ചെയ്യാം. ഇണ്ടാക്കിട്ടില്ലാ. ഇണ്ടാക്കാം. മ്മള് എട്ടാള് ഇണ്ടാവും. ഇപ്പൊ വണ്ടിപ്പോ ഏതാ എടുക്കണ്ട്, എടുക്കാണേങ്കി? innova, ertiga അങ്ങനെതെങ്കിലും ഒക്കെ എടുക്കണ്ടെരും. വല്യേ വണ്ടി.

ഓരോ group plan ചെയ്യ്. ന്നിട്ട് അവസാനം trip ന്‍റെ group മാത്രണ്ടാവും whatsapp ല് അങ്ങനെ ആവൂലല്ലോ? അങ്ങനാവൂല. പോവും പോവും നമ്മലെന്തായാലും പോണം. പോയിട്ടും പോയിട്ടും ഇപ്പൊ കൊറേ ആയി. ചൂടോ~

ങ്ഹാ നോക്കാം. ഹും budget എത്രാ ഇതിന്‍റെ അഹ് അതിപ്പൊ നോക്കിട്ടൊക്കെ ചെയ്യാം. group ല്‍ ചര്‍ച്ച ചെയ്തിട്ട്. എന്തായാലും ഒരു രണ്ട് മൂന്നു ഉറുപ്യാ വേണ്ടി വരില്ലേ? rent, എണ്ണ അല്ലെങ്കില്‍ പിന്നെ നമ്മടൊക്കെ വീട്ടിലെ ചെറിയ വണ്ടികള് രണ്ടെണ്ണം എടുത്ത് പോണം. അതാവുമ്പൊ പിന്നെ rent കൊറയും നമുക്ക് അങ്ങനേം ഇണ്ട് ല്ലേ? നോക്കാം. ഹും

ഏകദേശം rent ഇപ്പൊ എത്രാ വരാ? രണ്ടൂസത്തിനാവോണ്ട് ല്ലേ? innova ഒക്കെ ആവുമ്പൊ എന്തായാലും ആയിരത്തി അഞ്ഞൂറു ഉറുപ്പിയ കൊറഞ്ഞത്‌ റെ~ alto ക്കന്നെ വരുന്നുണ്ട് എന്നൂറു ഉറുപ്പിയ, അയിനു മേലേക്കുള്ള വണ്ടികള്‍ക്ക് ആയിരം. ആയിരത്തി അഞ്ഞൂറു ഉറുപ്പിയ. രണ്ടൂസത്തിനു മൂന്നു രൂപ അല്ലെങ്കില് മൂന്ന് അഞ്ഞൂറൊക്കെ എന്തായാലും rent വരും. നാലു രൂ~ അഹ് ഒരു പ~ത്താറായിരം ഉറുപ്യ വീതം അഹ് diesel അടിക്കണ്ടെരും ചെലപ്പൊ കറ~

ഉം അല്ല നമ്മക്കത്യാവശ്യം കറങ്ങാം. വെറും കെട

റുപ്പീ രണ്ടായിരത്തി അഞ്ഞൂറു ഉറുപ്യക്കെണ്ടെങ്കില്‍ നമുക്ക് set ആയിട്ട് പോയി വരാം. രണ്ടായിരത്തി അഞ്ഞൂറു budget ല്ലേ? കൂട്ടിക്കോ. പിന്നെ അതിനനുസരിച്ച് നമുക്ക് കൊറച്ച് ആഹ് ഞാനെ കൊ~ call വരുന്നുണ്ട്. അഹ് ഒരു മറ്റേ നമുക്കെ ok. group set ചെയ്യാം.

ആ ശരി.